പിന്നെന്താ പരീക്ഷ ലീവ് കഴിഞ്ഞ് ലീവായിട്ട് യാത്രയൊന്നും പോയില്ല

ഞാന് മണാലി പോവാൻ ഉദ്ദേശിച്ചിരുന്നു

ഇക്ക് പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങള് കാരണം നിയൊരു യാത്രാ പ്രേമി ആണല്ലേ ഏതെങ്കിലും ലീവ് കിട്ടാൻ കാക്കേലെ. അവധി കിട്ടിയാൽ ചങ്ങായിമാർ ചങ്ങായിമാർക്ക് ഫുള്ള് പ്ലാനൊക്കെ റെഡി ആയിരുന്നു

പിന്നെ അവിടെ തണുപ്പും ആണല്ലോ

അതെ നല്ല ഡിസംബറിൽ തണുപ്പ് ആണല്ലോ നല്ല മഞ്ഞ് വീഴ്ച്ച ഒക്കെ ഉണ്ടാവും

പൊതുവെ യാത്രയെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ് നീ ഒരുപാട് യാത്ര ചെയ്ത ആളനല്ലേ യാത്രയല്ലേ ജീവിതം ജീവിതം മനസിലാക്കണമെങ്കിൽ യാത്ര യാത്ര തന്നെ ചെയ്യണം. ഒരു ക ഒരു ഓരോ സ്ഥലത്തെയും ആളുകളെ പരിജയപ്പെടുമ്പോൾ അവരുടെ ജീവിതവും അതുപോലെതന്നെ ആ സ്ഥലങ്ങളിൽ അവരുടെ സംസ്കാരങ്ങളൊക്കെ പഠിച്ച് വരുമ്പോൾ നല്ല ഇതാണ് ജീവിതം നമുക്ക് എന്താണ് ജീവിതം എന്ന് പഠിക്കാൻ പറ്റും മ്മ് ഞാൻ ഇപ്പൊ ഒരു യാത്രോക്കെ നമക്ക് ആദ്യം വേണ്ടത് ഒന്ന് പൈ പൈസ ആണോ ഇല്ലെങ്കിൽ ഒരു ആഗ്രഹം ആണോ

മ്മ്ഹ് അല്ല ഒരുപാട് ആളുകള് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു അവന് കൂടുതൽ പൈസ ഒന്നും ഉണ്ടാവില്ല അവൻ്റെ കയ്യിൽ പക്ഷെ അവൻ എടേ മണാലിക്ക് എടക് പോയിട്ട് വന്നിട്ടുണ്ട് ചെലെ കൊറഞ്ഞ പൈസേറ്റ്

അപ്പൊ നമ്മടെ ആഗ്രഹം ഇണ്ടായ മതിയല്ലേ പിന്നെ നമക്ക് ഉള്ള ബാക്കി വഴികളൊക്കെ തന്നാലെ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തും നേടാലോ

ആ ലീവാണ് പക്ഷെ ഇൻക് ഇതിനൊരു യാത്രയോട് അത്രെ താല്പര്യം കൂടുതൽ ഇല്ല കുറച്ചാണ്

ഇപ്പൊ നമ്മ പരീക്ഷ പരീക്ഷറ്റല്ലൊരു എല്ലാം കഴിഞ്ഞ ഒരു ഇതുണ്ടാവല്ലോ അപ്പൊ അയിനൊരു ഈ ഒരു ആശ്വാസം എന്നുള്ള ഒരു നിലക്ക് യാത്ര ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട് ഞാൻ ഫുൾ പ്ലാനെല്ലാം ചെയ്ത ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചതാ

ആരോഗ്യ മ്മ്ഹ്

ആരോഗ്യം ഒരു മുഖ്യ ഘടകം ആണല്ലേ യാത്രയില്

ഇപ്പൊ നമ്മുടെ ഒരു മ്മ്ഹ്

മ്മ്ഹ് ഒറ്റക് പോവലാണോ യാത്ര അതോ ഒന്നുകൂടി രസാവെ ഇല്ലെങ്കിൽ എല്ലാരും ഒരുമിച്ച് പോവുമ്പോഴാ അത് ഒരാളെ താല്പര്യം പോലെ ആയിരിക്കും അല്ലെ

അതെയതെ ഒറ്റക് പോവുന്നവർ ഉണ്ട് ഇഷ്ടംപോലെ ആൾകാർ ഉണ്ട് ഒറ്റക് പോവുന്നെ മ്മ്ഹ് . ഇപ്പോ നമ്മളെ ഒരു കൂട്ടർ തന്നെ ഉണ്ട് ഒറ്റക്ക് പോവുണ്ടെങ്കിൽ സ്വന്തം കാര്യം മാത്രം

മ്മ്ഹ് .പക്ഷെ ഒന്നിച്ച് പോകുമ്പോഴാണല്ലോ ഒരുപാട് യാത്രക്കിടയിൽ തമാശകളൊക്കെ ജോളി ഒക്കെ ഉണ്ടാവേ ഒരുമിച്ച് പോകുമ്പോഴായിരിക്കും

ജീവിതം പഠിക്കെ ഒറ്റക് പോവുമ്പോഴായിരിക്കും നല്ലോണം ജീവിതം

ഒറ്റക്ക് പോമ്പൊ നമുക്ക് വേണ്ടത്ര സമയങ്ങൾ ചെലവഴിക്കാം അതന്നെ ഞമ്മളെന്നെ ഞമ്മളെ നോക്കുമ്പോഴാണ് ഞമ്മക് എന്തൊക്കെ വേണ്ടത് എന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങള് കൊണ്ടുവരണ്ടെ എന്നൊക്കെ ചിന്തിക്കുന്നതായിരിക്കും

ആവമ്പൊ അവരും ഉണ്ടാവോലോ കൂട്ടുകാര് കൂട്ടിന്

എല്ലാരേം ശ്രദ്ധിക്കേണ്ടി വരും എല്ലാരേം ഇത് നോക്കേണ്ടി വരും അല്ലെ ഏതൊരു സ്ഥലത്തും നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റണം എന്നില്ല ഇപ്പൊ വേറൊരു സ്ഥലത്തേക്കു പോവാൻ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തു കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റൂല

ഇപ്പൊ ഞമ്മളെ ഒരു കൂട്ടുകാരൻ ഉണ്ട് അവൻ തിരുവനന്തപുരത്തുന്ന് ഈജിപ്ത് വരെ യാത്ര സൈക്കിളിൽ യാത്ര പോവേ ഇയി കണ്ടിട്ടുണ്ടാവുമായിരിക്കും

അവനും എങ്ങിനെയാ അവന് യാത്ര ചെയ്യാൻ പണ്ടേ ഒരു താല്പര്യം ഉള്ള ആളാണ്

അവനിപ്പോ കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരത്ത്

ജീവിതം മൊത്തം പഠിക്കാം മടുപ്പ് അല്ല ഓരോരുത്തരെ ആഗ്രഹം അല്ലെ നിനക്ക് മടുപ്പായിരിക്കും പക്ഷെ അവന് മടുപ്പായിരിക്കില്ല അവന് അവന് നല്ല ആസ്വാദനം ഉള്ള കാര്യം ആയിരിക്കും

ഒരാളെ ഇതുപോലെ ആയിരിക്കും അല്ലെ താല്പര്യം അനുസരിച്ച്

ആഹ് അതന്നെ ആരോ പറഞ്ഞ് യാത്ര ചെയ്യണം എന്ന് യാത്ര ചെയ്യുമ്പോ നമുക്ക് ഒരുപാട് ഈഹ് ഇതേ അനുഭവങ്ങള് കിട്ടാൻ യാത്ര ചെയുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ഏത്

ഒഴുകുന്ന വെള്ളം പോലെ എങ്ങിനെ എന്തോ പറയുന്നത് കേട്ടിരുന്നു നല്ല ക്ലീൻ ആയിരിക്കും എല്ലാ വല്ലാത്തൊരു അറിവ് നല്ലോണം കിട്ടും യാത്രയിൽ ആഹ് അത് ശെരിയാണ്. എന്നാ അടുത്ത ലീവിനെങ്കിലും അവധിക്കെങ്കിലും നല്ലൊരു യാത്ര പോണം തീരുമാനിച്ചിട്ട് പ്ലാനൊക്കെ ചെയ്ത് വിളിക്ക് ഇൻശാ അല്ലാഹ് നോക്കട്ടെ നോകാം. ഒകെ ശെരി